അതെന്താന്ന് അറിയാമോ ഞങ്ങള് വന്നിട്ട് ബസ്സില് വന്നൊണ്ടിരിക്കായിരുന്നട ഞങ്ങടെ ഈ നമ്മളെ ഈ മറ്റേ അയൽക്കൂട്ടം ഒക്കെ ഉണ്ടല്ലോ? അതിന് ചേച്ചിമാരൊക്കെ വന്നിട്ട് അവർക്ക് എഴുതാന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ബാങ്കി പോകുന്ന ദിവസമൊക്കെ ഞാൻ അയൽക്കൂട്ടത്തിൽ ഇല്ല പക്ഷേ എന്നാലും ബാങ്കിൽ പോകുന്ന ദിവസമൊക്കെ ഞാൻ കൂടെ പോകാറുണ്ട്.

അപ്പോ ആ ബസ്സിനകത്ത് ഭയങ്കര തെരക്ക്. എന്തൊരു തെരക്കാണോ? എന്തോ സത്യം.

സൗണ്ട് അത്രേം ആൾക്കാരുണ്ടായിരുന്നു അപ്പോ അതുകൊണ്ടുള്ള സൗണ്ടാണ്. ഓ ശരി ശരി. എടീ നമ്മൾ ഈ ബസ്സിൽ പോവുമ്പോഴേ നീ നോക്കിട്ടുണ്ടോ ഈ കുഞ്ഞു പിള്ളേരൊക്കെ കൊണ്ടുവരും ഒരാള് എഴുന്നേൽക്കൂലാ കണ്ടാ?

ആ അത് നൂർ ശതമാനം. കാര്യമെന്ന് പറഞ്ഞ അമ്മയും കുഞ്ഞും എന്നുള്ളൊരു സീറ്റ് ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് നിന്ന് എണീറ്റ് കൊടുക്കില്ല. ഇനിയിപ്പോ അതിൽ ഇപ്പോ ആരെങ്കിലും ഇരിക്ക തന്നെയാണെങ്കിൽ അടുത്ത ആൾക്കാര് വരുമ്പോ ആണുങ്ങൾ എണീറ്റ് കൊടുത്താൽ പോലും ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നവർക്ക് പെണ്ണുങ്ങൾ എണീറ്റ് കൊടുക്കുല്ലെടാ. അവര് മുഖത്തിൽ പോലും നോക്കൂലടി ദൂരെ നോക്കിക്കൊണ്ടിരിക്കും. ഇല്ല അതിന് അയിന് അതില് വേറെ കോമഡിയുണ്ട്. എന്തെന്നറിയാമോ? ഈ ചിലർ എന്ത്യ്യും ന്ന് അറിയാമോ? സീറ്റ് എണീച്ച് കൊടുക്കാൻ മടിച്ചിട്ട് കൊച്ചുങ്ങളെ വെച്ചോളാം എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ ശ്രമിക്കും. ഏതെങ്കിലും പിള്ളാര് പരിചയമില്ലാത്ത ആൾക്കാരെരുത്ത് പോവോ? അപ്പോ പിള്ളാര് അങ്ങോട്ട് കരച്ചിലും തൊടങ്ങും. എടീ ഞാൻ പോയ ആഴ്ച ബസ്സിൽ കയറിയായിരുന്നേ. എന്റെ കയ്യിൽ കൊച്ച് ഇരിക്കിണടി ഒരാൾ എഴുന്നേറ്റില്ലെടി. എന്നിട്ട് ഈ ഡ്രൈവർ ആണെങ്കി പാവം അങ്ങേരാണ് വഴക്ക് പറഞ്ഞത്. ഇതെന്താ ആരും എഴുന്നേൽക്കാതെ ഇരിക്കിണെന്ന്. എന്നിട്ട് ആ ഒരാൾ ആ സോറി ഞാൻ കണ്ടില്ലായിരുന്ന് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റായിരുന്നെടീ.

ആ അയാള് ആ ഡ്രൈവർ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അയാള് വഴക്ക് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് കൂട്ടത്തിൽ ഒരാൾക്കെങ്കിലും ഒരു മാന്യതയോ ഉണ്ടായിരുന്നതുകൊണ്ട് അവര് അങ്ങനെ ചെയ്തു. ഇവിടെ അങ്ങനെയും ചെയ്യൂലഡാ. കണ്ടക്ടർമാര് പോലും ചിലപ്പോ കണ്ടാ മൈൻഡ് ചെയ്യൂല. കാര്യം എന്തെന്നറിയാമോ? പിന്നെ ഇതിങ്ങളെ എടയില് പറഞ്ഞ് അതൊരു വഴക്കാവണ്ട എന്ന് വിചാരിച്ചിട്ട് അയാള് പോലും അത് മൈൻഡ് ചെയ്യാതെ പോവാറാണ് സാധാരണ ഇവിടെ സംഭവിക്കുന്നത്.

ഉണ്ട്. അവർക്ക് നോട്ട്‌ ക്ലിയർ ഈ കണ്ണ് കാണാത്തവർക്ക് അല്ലെങ്കി വികലാംഗർക്ക്, പ്രായമാർക്കൊക്കെ ബസ്സിന് സെപ്പറേറ്റ് വന്നത് ഏഹ് സീറ്റ് ഏഹ് അനുവദിച്ചിട്ടുണ്ട് അത് ഏത് സംസ്ഥാനത്തിലായാലും അത് അങ്ങനെ തന്നെയാണ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ സീറ്റിൽ കയറിയിരുന്നാലും എണീച്ചു കൊടുക്കൂല. ഉം അതെന്തെന്ന് വച്ചാ നമ്മൾ നമ്മൾ പ്രായമാകുമ്പോ തന്നെ നമ്മക്ക് അറിയാൻ പറ്റും. അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച്. അല്ലേ?

എടാ അവർക്ക് അതൊന്നും അറിയണ്ടെന്ന്. ചില കണ്ടക്ടർമാരാണെങ്കിൽ ചീറും. ഉം ബെസ്റ്റ്.

അഹ് നമുക്ക് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും പക്ഷേ എഴുന്നേൽക്കൂലട്ടോടി ആരെങ്കിലും കണ്ടാ ഏ നോക്കാത്ത പോലെയിരിക്കും. ഇത് ഇപ്പോ.

നീ ഇപ്പോ വിചാരിച്ചോക്ക് എല്ലാവർക്കും കാറും ടൂവീലറും എല്ലാവർക്കും ഇരിക്കോ?

എടാ വേറെ കാര്യവുണ്ടേ. എന്താന്ന് അറിയാമോ? നീ ഈ ബസ്സിനൊക്കെ നമ്മളിങ്ങനെ വഴക്കൊക്കെ വരുമ്പോ ഏഹ് സ്ഥിരം കേൾക്കുന്ന ഒരു സെൻഡൻസ. നിങ്ങൾക്ക് വിശാലമായിട്ടിരിക്കണമെങ്കി നിങ്ങൾ കാർ പിടിച്ചുപോണം എന്നിട്ട് ആ.

അത് പറയെടി ഞാന് പറഞ്ഞ് കെട്ടിരിക്കിണ്.

അല്ല എനിക്ക് അത് ഭയങ്കര ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. എനിക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാ അന്നത്തെ ഒരു ദിവസം തന്നെ വേണെങ്കി പോയി കിട്ടുമെന്ന് പറയാ. കാര്യം ഇവിടെ ഈ വിയർപ്പിങ്ങുന്നന്റെ ദേഹത്തിങ്ങനെ ഒട്ടുമ്പോഴത്തേക്കും എനിക്കത് എന്തോ ഒരു എന്തോ ഒരു ഒരു പറയാൻ അറിയാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോ അതുകൊണ്ട് ഞാൻ എന്ത്യ്യും എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആ സ്ഥലത്തുനിന്ന് ഞാൻ മാറി നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ താമസിച്ചു പോയാലും കുഴപ്പമില്ല ഇത്രയും തള്ളിനെടക്ക് എന്ന് പറഞ്ഞ് ഞാന് ചിലപ്പോ മാറി നിക്കാറുണ്ട്. എടി അതിന്റെ കാര്യം എന്തെന്നറിയാമോ? അവര് പാവപ്പെട്ടവരല്ലേഡി അപ്പൊ അവരെടുത്ത് വലുതായിട്ട് തുണിയൊന്നും കാണൂലായിരിക്കും ഒന്നോ രണ്ടോ തുണി മാത്രം കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവര് അതുതന്നെ മാറ്റിമാറ്റി ഇടുവായിരിക്കും. ഒരു കള. താടി അല്ലെടാ വിയർപ്പിന്റെ കാര്യാണ്. പിന്നെ പിന്നെ സഹിക്കാൻ പറ്റാത്ത അടുത്ത കാര്യം ന്ന് പറഞ്ഞ എന്തെന്നറിയാമോ? ബസ് നിറച്ച് ആൾക്കാരായിരിക്കും നീ ഊഹിച്ചു നോക്ക് നല്ല തള്ളും തിരക്കും ഒക്കെ ആയിരിക്കും. അതിന്റെ എടെ കൂടെ തുമ്മും ചുമക്കും ഒക്കെ ചെയ്യും. എന്നിട്ട് അത് കർച്ചീഫും വെക്കൂല.അല്ലെങ്കിൽ കൈവെച്ച് ഒന്ന് മറക്കൂല. നീ ആ സീൻ ഒന്ന് ആലോയിച്ചു നോക്ക്. ജസ്റ്റ് ഒന്ന് ആലോയിച്. എടി നീ ഒരു കാര്യം ചെയ്യണം. ബസ്സില് കേറുമ്പോഴ് നമ്മള് ഒരു വേള നമ്മള് നാളെ ചിലപ്പോ എന്തെങ്കിലും ഒരു *നോട്ട്‌ ക്ലിയർ* എടി പതിവില് കേറിയാ ആദ്യം നമ്മള് ബസ്സില് പറയും വരുന്നവർക്കെല്ലാം ഒരു ഡ്രസ്സ് ഫ്രീയായി കൊടുക്കണം. ഒരു കർച്ചീഫ് ഫ്രീയായി കൊടുക്കണം. കേട്ടോ ഹെൽമെറ്റ് വെച്ച് പോവാൻ പറ്റോ ബസില്? ഓ താനെന്നെ കളിയാക്കിയതായിരിക്കും. പിന്നെ എന്തരടി ചെയ്യാൻ പറ്റാ? അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല.

നീ അതു പറയരുത് നീ അത് പറയരുത്. പണ്ട് ഞാൻ ആ ബസിന്റെ നമ്പർ എനിക്ക് ഓർമ്മയില്ല. മാര്‍ത്താണ്ഡത്തൂന്ന് പനച്ചമൂട് വരെ ഏഹ് ഒരു ബസ്സില് വരെണ്.ഏഹ് ബസിന്റെ നമ്പർ അ ആ പറ നമ്പറിന്റെ പേര് പറ എനിക്ക് ഓർമ്മ വരൂ.*നോട്ട്‌ ക്ലിയർ* മാർത്താണ്ഡ *നോട്ട്‌ ക്ലിയർ*. എനിക്കറിഞ്ഞുകൂടാ ഈ നമ്പർ നമ്പർ എനിക്ക് കാണാതെ അതായത് കാണാതെ ഒന്നും അറിഞ്ഞുകൂടെടാ.

എടി ഒരൂസം ഞാൻ കയറിയപ്പോഴ് എടി ഭയങ്കര മഴ തലയിൽ എല്ലാം വെള്ളം ഞാൻ വയ്യകതരെ അങ്ങ് സീറ്റിൽ കയറിയിരുന്നേ തല മൊത്തം വെള്ളം ഫുള്ള് നോക്കിയപ്പോൾ അത്രയും വാട്ടാടി.

ഉം ഭയങ്കര ബുദ്ധിമുട്ടടി ബസ്സിൽ കൂടെയൊക്കെ പോണതെ. അയ്യോ എനിക്ക് ഉം ഉം ഉം ഇതന്നെ ഒരു വിതം നമ്മൾ ആ ആ അയിനിലകം സഹിക്കുന്നതായിരിക്കും. ഏഹ് ശെരിക്കും പറഞ്ഞ ഈ ശർദിക്കാൻ വരോലോ ആൾക്കാർക്ക്. എടോ ശർദ്ദിക്കാൻ വരുന്ന ആൾക്കാർക്ക് പോലും സൈഡ് സീറ്റ് കൊടുക്കാത്ത മ ജന്തുക്കളെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?

എടീ അത് അങ്ങനെ ആയിപ്പോയി എന്തര് ചെയ്യണംന്ന് പറ? ഇനി ഇനി സീറ്റ് കിട്ടി ശർദ്ദിക്കുന്ന ആൾക്കാരോ? അല്ലെങ്കി അടുത്ത് തൊട്ടു ബാക്കിലോട്ടോ അല്ലെങ്കി അതിന്റെ പുറകില്ലത്തെ ആൾകാരെര്ത്ത് പറേണം ശർദിക്കൻ പോവേണ് എന്നൊന്ന് പറയേണം. ഇത് ആദ്യത്തെ സീറ്റീന്ന് ഒരാൾ ഛർദ്ദിക്കാൻ പോവേണന്ന് വെച്ചോ നീ ജസ്റ്റ് ഒന്ന് അത് അത് ഇങ്ങനെ മനസ്സിൽ സങ്കൽപ്പിക്ക്. അടുത്ത സീറ്റിന്റെ അറ്റത്തിരിക്കുന്ന ആൾ ചെലപ്പോ ഹെഡ് ഫോണ്‍ ഒക്കെ വച്ച് നല്ല ചിലപ്പോ ഇങ്ങനെ വല്ലോം പ്രണയോം വെല്ലോം ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോ അതൊക്കെ ഇങ്ങനെ ആലോയിച്ച് താടിയിൽ കയ്യും കൊടുത്ത് വെളിയിലേക്ക് ഇങ്ങനെ തലയിട്ട് നോക്കിയപ്പോ താഴ്ന്നിരിക്കുമ്പോഴായിരിക്കും*

എടി പാവടി അങ്ങനെയല്ല നിറച്ച് പേർക്ക് അങ്ങനെയൊരു സെൻസേഷൻ ഉണ്ട് നിനക്കറിഞ്ഞൂടെ ബസ്സിൽ കയറുമ്പോഴ് ശർദ്ധിക്കാൻ വരും നറച്ച് പേർക്ക്.

എടി പറഞ്ഞാലും സീറ്റ് കൊടുക്കൂല്ല ആരും നിനക്കത് അറിഞ്ഞൂടെ?

സത്യമായിട്ടും ഒരാട് ബസില്.

അയ്യോ ആ എനിക്കാണെങ്കി അത് ഞാൻ ഈ ആടിന്റെ ആ ആടിന്റെ താടിം കൊമ്പുമൊക്കെ എനിക്ക് ഇപ്പഴും ഓർമയുണ്ട്.

പത്തൊമ്പത് സി ആ ബസിന്റെ പേര്.

അതുപോലെ നീ നോക്കിയിട്ടുണ്ടോ? ചിലവരെ ഈ സ്പ്രേ ഒക്കെ ഭയങ്കര ഭയങ്കര നാറ്റായിരിക്കും നിക്കാൻ പറ്റൂല. അയ്യോ അങ്ങനെയുള്ള ആദ്യം എന്നെ എനിക്ക് തലവേദന എടുക്കും ആ മണം ഇങ്ങനെ എരച്ച് പോവുമ്പഴത്തേക്കും എത്ര സമയായിട്ട് നമ്മൾ നാട്ടുക്കാരെ കുറ്റോം പറഞ്ഞ് നടന്ന് മാടത്തിന് വല ഐഡിയയുമുണ്ടോ? ഉം എടി ഇത്രേം. അങ്ങനെ അല്ല ആൾക്കാരെ കുറ്റോം പറയുമ്പളത്തേക്കും എന്താ ഒരു സന്തോഷംല്ലേ ഇങ്ങനെ സമയം നീണ്ടു നീണ്ട് പോവുന്നത്.

ഉം ശരിയാണ് ആ എന്തായാലും എന്താണ് പറയാ ആ അടുത്ത തവണ ബസി കേറുമ്പോ നമ്മള് ഈ പറഞ്ഞ ഇത്രം അനുഭവങ്ങളൊന്നും നമ്മക്ക് രണ്ടു പേർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെക്ക് ഞാൻ വിട വാങ്ങുന്നു അപ്പോൾ നമ്മുക്ക് വീണ്ടും കാണാം വീണ്ടും കേൾക്കാം അപ്പോ എല്ലാം പറഞ്ഞ പോലെ.